ഹലോ, ഹലോ...പറയൂ..

അതേയ്, ഷംനാദാണേ..എന്താണ്ടാ പാട്?

ഇപ്പഴത്തെ കേരളത്തിലെ അവസ്ഥ എന്തുവാ? രാഷ്ട്രീയമായിട്ടുള്ള അവസ്ഥകളെന്തുവാ? എന്തെക്കെയാ? ഇപ്പഴത്തെ എന്തുവാ കോൺഗ്രസ് എന്തൊക്കെയാ പ്രശ്‌നം അങ്ങനെ സിപിഎം എന്തൊക്കെയാ പ്രശ്നം? എന്തൊക്കെയോ ഉണ്ടല്ലോ? എന്താണ്, അവിടത്തെ അവസ്ഥ എന്തുവാ?

ങാ..രാഷ്ട്രീയത്തെ കുറിച്ച്, ഒന്ന് എനിക്കൊന്ന് ബോധമുണ്ടാക്കി തന്നാൽ മതി. കേരളാ രാഷ്ട്രീയമല്ലേ? പലയിടത്തും പല രാഷ്ട്രീയമാ നടക്കുന്നത്.ഇപ്പൊ

ഇപ്പൊ ഇന്ത്യ ലെ രാഷ്ട്രീയം തന്നെ വ്യത്യസ്ത രീതിയിലാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്.

ഇപ്പൊ കേന്ദ്രത്തില് ബിജെപി ആണെങ്കില് അതേ ഒരു ബിജെപി കേരള രാഷ്ട്രീയമാണ് ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത്.

അതല്ലേ, ഈ കോൺഗ്രസ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇപ്പോൾ? ഇപ്പൊ അവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് കോൺഗ്രസ് അല്ലേ?

ഇപ്പൊ ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് മറ്റേ എൽ.ഡി.എഫ്. സർക്കാരാണ്, ഇടതുമുന്നണിയാണ്. ഇടതുമുന്നണിയാണല്ലേ...ങാ.. സിപിഎം, സിപിഐ തുങ്ങിയവരാണ്.

പിന്ന...പിണറായി സർക്കാരാണിപ്പോ 99 ശത..സീറ്റോളം അവർ നേടിയെടുത്തിട്ട് വമ്പിച്ച ഒരു ഭൂരിപക്ഷത്തോടാണവര് വന്നത്.

മുസ്‌ലിം ലീഗ്...ങാ..മത്സരിച്ച അധികസ്ഥലത്തും മുസ്‌ലിം ലീഗ് ജയിച്ചിട്ടുണ്ട്.കോൺഗ്രസാണ് അതീ ഒന്ന് പതറിപ്പോയത്.

അതല്ലേ... അപ്പൊ ഈ ബിജെപിയോ...കേരളത്തിൽ ഒരു ബന്ധമില്ലേ? ബിജെപിക്ക് ഒരു സീറ്റുമൊന്നും കിട്ടീലാന്നെന്തോ...ഈ...മുന്നത്ത ഓർമയിൽ വച്ചു പറയുവാണേ

ഇവിടത്തെ സീറ്റൊന്നും...ഒരു സീറ്റുപോലും കിട്ടീട്ടില്ല. സീറോ ആണ്, കഴിഞ്ഞ പ്രാവശ്യം ഒന്നുണ്ടായിരുന്നെന്ന് തോന്നുന്നു.പക്ഷേ ഇപ്പ്രാവശ്യം അതും കിട്ടീട്ടില്ല ന്ന നിലയ്ക്കാണ്. ങ....ങാഹാ....................ങ.

നിങ്ങളെന്താ ഉദ്ദേശിക്കണത്? കേരളത്തിന്റെ...

ങാ...ഭാരത് ജോഡോ യാത്ര ആകുമല്ലേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക?

അതിപ്പോ കേ...ഇന്ത്യ മൊത്തം ഒരു കോൺഗ്രസ് മുക്ത ഭാരതമാക്കാനാണല്ലോ എന്ത് ഇവര് നോക്കണത്, ബിജെപി സർക്കാർ നോക്കണത്.

അപ്പൊ ജനങ്ങളൊക്കെ ഒരു.... എന്താണ്... രാഷ്ട്രീയം പറഞ്ഞുകൊടുക്കാന്നുള്ള ഒരു തിയറിയാണ് ആ യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് രാഹുൽഗാന്ധി.അപ്പൊ പല സംസഥാന...ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കവർ ചെയ്യുന്നുണ്ട് മൊത്തത്തില്.

അപ്പൊ നടന്നുകൊണ്ട് നല്ലൊരു ങാ..ഈ അപ്പൊ ഈ സമ്പ്രദായം കൊണ്ട് എന്താണ്...ഉദ്ദേശിക്കുന്നതെന്താണ്? കോൺഗ്രസ് പാർട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? ങാ..ഇപ്പൊ ഒരുപാട് അഴിമതികള് നടന്നോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ? നിത്യോപയോഗ വസ്തുക്കളിൽ അടക്കം അടിക്കടി വിലവർദ്ധനവ് വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ഒരു പാവപ്പെട്ട ജന...അടിസ്ഥാന വർഗങ്ങളുടെ ജീവിതം തന്നെ ഒരു അരപ്പട്ടിണിയിൽ...

...കിടക്കുന്ന ഒരാവസ്ഥയില്അ...പ്പൊ പഴയ കോൺഗ്രസിന്റെ പ്രതാപങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ നല്ല രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരാൻ വേണ്ടീട്ടുള്ള ഒരു സന്ദേശമാണ് ആ യാത്രയിലൂടെ ഉദ്ദേശിക്കണത്.

അതിപ്പോ കേരളത്തിലൂടെ കടന്നുപോയി. ഇപ്പൊ കേരളം കടന്നുപോയിട്ട് ഇപ്പൊ...വയനാട്..വയനാട് എം.പിയാണല്ലോ രാഹുൽഗാന്ധി.

അപ്പൊ അമേഠിയിൽ മൂപ്പര് തോറ്റ്...അപ്പൊ കോൺഗ്രസിന് നന്നായിട്ടൊരു പിടിയുള്ളത് ഒരുപക്ഷേ കേരളത്തിലാവും.

ങേ...അപ്പൊ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ..ഇപ്പൊ മാറിയല്ലോ...കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് മാറിയല്ലോ..

അപ്പൊ ഒരു ലെഫ്റ്റ് പൊളിറ്റിക്‌സിൽ നോക്കാൻ സാധ്യതയുണ്ട് രാഹുൽഗാന്ധി. ഇപ്പൊ കേരളത്തില് കോൺഗ്രസിന്റെ സാധ്യതകളെ വച്ച് നോക്കുമ്പോ

ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കണത് ആരാണ്? എൽ.ഡി.എഫ് സർക്കാരാണ്. ഇപ്പോ എൽ.ഡി.എഫ് സർക്കാരാണ് ഭരിച്ചോണ്ടിരിക്കുന്നത്.കേരളത്തിലെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാല് ഒരുവർഷം...അഞ്ചുവർഷങ്ങൾക്ക് അങ്ങോട്ടുമിങ്ങോട്ടും മാറിമറിഞ്ഞിട്ടാണ് വരാറ്.ഒരു ടീമ്

ജയിച്ചിട്ടുണ്ടെങ്കില്.. അങ്ങോട്ടുമിങ്ങോട്ടും മാറിയിട്ടാണ് വരാറ്..ഇതുവരെ അങ്ങനെയാണ്, പക്ഷേ കഴിഞ്ഞതവണയാണ് ഒന്ന്..ഇവര് രണ്ടാംവട്ടം വിജയത്തിലേക്കു പോണത്, എൽ.ഡി.എഫ്.സർക്കാര്...

ഇപ്പൊ നടന്നോണ്ടിരിക്കണ പൊളിറ്റിക്സ് എന്താ നു വച്ചാല് ഈ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ എങ്ങനാ നു വച്ചാല്...

സാധാരണ എങ്ങനാ നു വച്ചാല് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒര് അടിയാണുണ്ടാവല്, ഗവർണർ എന്നുള്ളത് ടേമുതന്നെ നമ്മള് യൂസ് ചെയ്യാറില്ല.കേരളം യൂസ് ചെയ്യാറില്ല.കാരണം അതിന്റെ അവസരങ്ങള് വരാറില്ല.

ഇപ്പൊ, ഇപ്പ്രാവശ്യം നടക്കുന്നത് എന്താ നു വച്ചാല് ഇവര് എൽ.ഡി.എഫ് സർക്കാറും ഗവർണറും തമ്മിലാ അടി, അതായത് സ്റ്റേറ്റും നേരെ ഇവരും.അപ്പൊ...

അപ്പൊ കോൺഗ്രസിന് ശബ്‌ദിക്കാൻ അവസരങ്ങളില്ല. ങാ...ഇതേ..ഇത് ഞാൻ പത്രങ്ങളില് വായിച്ചീന്. ഉവൈസേ, നന്ദിയുണ്ട് എനിക്ക് ഇതൊക്കെ പറഞ്ഞുതന്നേനു. ങാ..നിങ്ങള് എവിടെയാണ്? നിങ്ങള് എവിടെയാണിപ്പോ? ഞാന് യു.എസ്.എ യിലാണ്, ഞാനേ..ഞാന് കുറച്ചുകഴിഞ്ഞിട്ട് നിങ്ങക്ക് തിരിച്ചുവിളിക്കാം.ഞാൻ ഒരു യാത്ര പോകാൻ നിൽക്കുവാണ്.അപ്പൊ ഇതിനെക്കുറിച്ചൊന്നു ചോദിയ്ക്കാൻ വേണ്ടി വിളിച്ചതാണ്.